എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നമസ്കാരം
നിങ്ങൾക്കെല്ലാവർക്കും അഭിവാദ്യങ്ങൾ
കോടി കോടി നമസ്ക്കാരം
നൂറു കോടി വാക്സിൻ ഡോസ് നൽകിയതിനു ശേഷം ഇന്ന് നമ്മുടെ രാജ്യം പുത്തൻ ഉണർവോടും ഉത്സാഹത്തോടും മുന്നേറിക്കൊണ്ടിരിക്കുന്നതിനാലാണ് ഞാൻ നിങ്ങൾക്ക് ആശംസകൾ നേരുന്നത്
നമ്മുടെ വാക്സിൻ പരിപാടിയുടെ വിജയം ഭാരതത്തിന്റെ സാധ്യതകൾ കാണിക്കുന്നു എല്ലാവരുടെയും പ്രയത്നത്തിന്റെ മാന്ത്രികശക്തി കാണിക്കുന്നു
സുഹൃത്തുക്കളേ നൂറു കോടി വാക്സിൻ ഡോസുകളുടെ കണക്ക് വളരെ വലുതാണ്
പക്ഷേ ലക്ഷക്കണക്കിന് ചെറിയ ചെറിയ പ്രചോദനപരവും അഭിമാനകരവുമായ അനുഭവങ്ങൾ നിരവധി ഉദാഹരണങ്ങൾ ഇതിനോട് ചേർത്തു വായിക്കാം
വാക്സിൻ നൽകുന്നതിന് തുടക്കം കുറിച്ചപ്പോൾ തന്നെ ഈ കാമ്പയിൽ ഇത്രയും വിജയമാകുമെന്ന് എനിക്ക് ബോധ്യമായത് എങ്ങനെയെന്ന് ചോദിച്ച് പലരും കത്തെഴുതുന്നു
ഇതിൽ എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ടാകാൻ കാരണം എന്റെ രാജ്യത്തിലെ ആളുകളുടെ കഴിവുകളെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം എന്നതാണ്
എനിക്കറിയാമായിരുന്നു നമ്മുടെ ആരോഗ്യപ്രവർത്തകർ ജനങ്ങൾക്ക് പ്രതിരോധകുത്തിവയ്പ്പ് നൽകുന്നതിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന്
നമ്മുടെ ആരോഗ്യപ്രവർത്തകർ അശ്രാന്ത പരിശ്രമത്തിലൂടെയും നിശ്ചയ ദാർഢ്യത്തിലൂടെയും ഒരു പുതിയ മാതൃക മുന്നിൽ വെച്ചു
അവർ നവീകരണത്തിലൂടെ ദൃഢനിശ്ചയത്തിലൂടെ മാനവ രാശിയുടെ സേവനത്തിന് ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ചു
ഇത് തെളിയിക്കുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട്
അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് അവർ എങ്ങനെയാണ് കൂടുതൽ ആളുകൾക്ക് സംരക്ഷണം നൽകി എന്നതാണ്
ഈ ജോലി ചെയ്യാൻ അവർ എത്ര മാത്രം അദ്ധ്വാനിച്ചു എന്ന് നമ്മൾ പത്രങ്ങളിൽ പല തവണ വായിച്ചിട്ടുണ്ട്
മറ്റു രാജ്യങ്ങൾ പറയുന്നതും കേട്ടിട്ടുണ്ട്
ഇത്തരത്തിൽ ഒന്നിനൊന്ന് മികച്ച പ്രചോദനം നൽകുന്ന നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്
ഉത്തരാഖണ്ഡിലെ ബാഗേശ്വറിൽ നിന്നുള്ള പൂനം നൌട്ടിയാൽ എന്ന ആരോഗ്യ പ്രവർത്തകയെ മൻ കി ബാത്ത് ശ്രോതാക്കൾക്ക് പരിചയപ്പെടുത്താൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
സുഹൃത്തുക്കളേ ഇവർ ഉത്തരാഖണ്ഡിലെ ബാഗേശ്വറിൽ നിന്നുമാണ്
അവിടെയാണ് ആദ്യമായി 100 ശതമാനം ഡോസ് പൂർത്തിയാക്കിയത്
ഈ പ്രവർത്തനത്തിന് അവിടത്തെ സർക്കാറും അഭിനന്ദനം അർഹിക്കുന്നു
കാരണം ഇതൊരു ദുർഗമ പ്രദേശമാണ്
എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്
അതുപോലത്തെ പ്രദേശമായ ഹിമാചലും അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്നുകൊണ്ട് തന്നെ 100 ശതമാനം ഡോസ് പൂർത്തിയാക്കി
പൂനം തന്റെ പ്രദേശത്തെ ആളുകൾക്ക് വാക്സിൻ നൽകുന്നതിന് രാപകൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി
നമസ്ക്കാരം പൂനം
പ്രണാമം സർ
പൂനം ശ്രോതക്കൾ അറിയാനായി നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്നു പറയൂ
സർ ഞാൻ പൂനം നൌട്ടിയാൽ
ഉത്തരാഖണ്ഡിലെ ബാഗേശ്വർ ജില്ലയിലെ ചാനി കോരാലി സെന്ററിൽ ജോലി ചെയ്യുന്നു
ഞാൻ എ എൻ എം ആണ്
പൂനം എന്റെ ഭാഗ്യമാണ് എനിക്ക് ബാഗേശ്വറിൽ വരാൻ സാധിച്ചത്
അതൊരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ്
അവിടെ പഴയ ക്ഷേത്രങ്ങൾ ഉണ്ട്
അതെല്ലാം കണ്ട് ഞാൻ വളരെ പ്രചോദിതനായി
വർഷങ്ങൾക്കു മുൻപ് ആളുകൾ എങ്ങനെ അവിടെ ജോലി ചെയ്തു എന്ന് ഞാൻ ചിന്തിച്ചു
അതെ സർ
പൂനം നിങ്ങളുടെ പ്രദേശത്തെ എല്ലാവർക്കും വാക്സിനേഷൻ നൽകിയോ
അതെ സർ എല്ലാവരും എടുത്തു കഴിഞ്ഞു
നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടോ
അതെ സർ മഴ പെയ്യുന്ന സമയത്ത് റോഡ് ബ്ലോക്കാകുമായിരുന്നു
നദി മുറിച്ചു കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്
എൻഎച്ചിവിസി യ്ക്കായി ഞങ്ങൾ വീടു വീടാന്തരം കയറിയിറങ്ങി
ആർക്കാണോ സെന്ററിൽ എത്താൻ സാധിക്കാത്തത് വൃദ്ധർ വികലാംഗർ ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ ഇവർക്ക് വാക്സിൻ നൽകാൻ സർ
എന്നാൽ അവിടെ മലനിരകളിൽ പോലും വീടുകൾ വളരെ അകലങ്ങളിലല്ലേ
അങ്ങനെയെങ്കിൽ ഒരു ദിവസം എത്ര വീട്ടിൽ പോകാൻ സാധിക്കും
സർ കിലോമീറ്റർ കണക്കാണ് ചിലപ്പോൾ 10 കിലോമീറ്റർ ചിലപ്പോൾ എട്ട് കിലോമീറ്റർ
ശരി താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് 810 കിലോമീറ്റർ എന്താണെന്ന് മനസ്സിലാവില്ല
എനിക്കറിയാം പർവ്വതത്തിന്റെ 810 കിലോമീറ്റർ എന്നത് ദിവസം മുഴുവൻ നടക്കേണ്ടി വരും എന്ന്
അതെ സർ
എന്നാൽ ഒറ്റ ദിവസം ഇത്രയും കഠിനാധ്വാനവും കൂട്ടത്തിൽ വാക്സിനേഷന്റെ സാധനങ്ങളും ചുമന്നുള്ള യാത്ര
നിങ്ങളുടെ കൂടെ സഹായികൾ ഉണ്ടായിരുന്നോ
ഉണ്ടായിരുന്നു സർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അഞ്ച് പേർ ഉണ്ട് സർ
ഗ്രൂപ്പിൽ ഡോക്ടർ ഉണ്ട് പിന്നെ ഒരു എ എൻ എം ഒരു ഫാർമസിസ്റ്റ് ആശ വർക്കറും പിന്നെ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും ഉണ്ട്
ഡാറ്റ എൻട്രി ചെയ്യാൻ അവിടെ കണക്ടിവിറ്റി കിട്ടുമോ അതോ ബാഗേശ്വർ വന്നതിനു ശേഷം ചെയ്യുമോ
ചിലപ്പോഴൊക്കെ കിട്ടും സർ ചിലപ്പോൾ ബാഗേശ്വർ എത്തിയതിനു ശേഷം ചെയ്യും
നല്ലത് തന്നെ ഞാനറിഞ്ഞത് നിങ്ങൾ പലയിടത്തും പോയി ആളുകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുമെന്നാണല്ലോ ഇത് ചെയ്യാനുള്ള തോന്നൽ എങ്ങനെയുണ്ടായി അതെങ്ങനെ പ്രാവർത്തികമാക്കി
ഒരൊറ്റ വ്യക്തിയെപ്പോലും ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ മുഴുവൻ ടീമംഗങ്ങളും പ്രതിജ്ഞയെടുത്തു
നമ്മുടെ രാജ്യത്തു നിന്നും കൊറോണയെ തുടച്ചു മാറ്റണം
ഞാനും ആശയും ചേർന്ന് ഓരോ വ്യക്തിയുടേയും വില്ലേജ് തിരിച്ചുള്ള ഡ്യൂ ലിസ്റ്റ് ഉണ്ടാക്കി
അതനുസരിച്ച് സെന്ററിൽ വന്നവർക്ക് വാക്സിൻ നൽകി
പിന്നെ വീടു വീടാന്തരം കയറി ഇറങ്ങി
അതിനുശേഷം സെന്ററിൽ എത്താൻ കഴിയാത്തവർ മാത്രം ഒഴിവാക്കപ്പെട്ടു
അതേയോ ആളുകളോട് വിശദീകരിക്കേണ്ടി വന്നോ
അതേ വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്
വാക്സിൻ എടുക്കാൻ ഇപ്പോൾ ആളുകൾക്ക് ഉത്സാഹമാണോ
അതെ സർ അതെ ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ആദ്യമൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി
ഈ വാക്സിൻ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് ആളുകളോട് വിശദീകരിക്കേണ്ടി വന്നു
ഞങ്ങളും വാക്സിൻ എടുത്തു ഒരു കുഴപ്പവുമില്ല നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന എല്ലാ സ്റ്റാഫും വാക്സിൻ എടുത്തവരാണ്
ആർക്കും ഒരു പ്രശ്നവുമില്ല എന്ന് വിശദമാക്കി
വാക്സിൻ എടുത്തശേഷം എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉയർന്നുവന്നോ
ഇല്ല ഇല്ല സർ അങ്ങനെയൊന്നും ഉണ്ടായില്ല
ഒന്നും ഉണ്ടായില്ല
ഇല്ല സർ
എല്ലാവർക്കും സന്തോഷമായിരുന്നോ
അതെ സർ
ഒരു പ്രശ്നവും ഉണ്ടാവാത്തതിൽ
അതെല്ലാം പോട്ടേ നിങ്ങൾ ഒരു മികച്ച ജോലിയാണ് ചെയ്തിരിക്കുന്നത് എന്നെനിക്കറിയാം
ആ പ്രദേശത്ത് മുഴുവനും മലനിരകളിലും നടക്കാൻ എന്തു ബുദ്ധിമുട്ടാണ്
ഒരു പർവ്വതത്തിലേക്ക് പോവുക പിന്നെ അവിടെ നിന്നുമിറങ്ങുക
എന്നിട്ട് മറ്റൊരു മലയിലേക്ക് പോവുക
വീടുകളും വളരെ ദൂരത്തിലാണ്
എന്നിട്ടും നിങ്ങൾ വളരെ അത്ഭുതകരമായി ജോലി ചെയ്തു
താങ്കളോടു സംസാരിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യമാണ്
നിങ്ങളെപ്പോലുള്ള ലക്ഷക്കണക്കിന് ആരോഗ്യ പ്രവർത്തകർ അവരുടെ കഠിനാധ്വാനം കാരണം നൂറു കോടി വാക്സിൻ ഡോസ് എന്ന നാഴികക്കല്ല് മറികടക്കാൻകഴിഞ്ഞു
ഇന്ന് ഞാൻ നിങ്ങളോടു മാത്രമല്ല ഫ്രീ വാക്സിൻ എല്ലാവർക്കും വാക്സിൻ കാമ്പയിൻ ഇത്രയും മികച്ച രീതിയിൽ വിജയിപ്പിക്കാൻ സഹകരിച്ച ഓരോ ഇന്ത്യക്കാരനോടുമുള്ള എന്റെ നന്ദി അറിയിക്കുന്നു
നിങ്ങൾക്കും കുടുബത്തിനും എന്റെ ആശംസകൾ
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ നിങ്ങൾക്കറിയാമായിരിക്കും അടുത്ത ഞായറാഴ്ച ഒക്ടോബറിന് 31 ന് സർദാർ പട്ടേലിന്റെ ജയന്തിയാണ്
മൻ കി ബാത്തിന്റെ എല്ലാ ശ്രോതക്കളുടെ പേരിലും എന്റെ പേരിലും ഞാൻ ആ ഉരുക്കുമനുഷ്യനെ നമിക്കുന്നു
സുഹൃത്തുക്കളേ ഒക്ടോബറിന് 31 ന് നമ്മൾ രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുന്നു
ഏകതയുടെ സന്ദേശം നൽകുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈയടുത്ത് ഗുജറാത്തിലെ പോലീസ് കച്ചിലെ ലഖ്പത്ത് സ്തൂപത്തിനടുത്തുനിന്നു തുടങ്ങി സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി വരെ ബൈക്ക് റാലി നടത്തി
ത്രിപുര പോലീസിലെ യുവാക്കൾ ഏകതാ ദിവസം ആചരിക്കാൻ ത്രിപുരയിൽ നിന്നും സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി വരെ ബൈക്ക് റാലി നടത്തി
അതായത് കിഴക്കു മുതൽ പടിഞ്ഞാറുവരെയുള്ള സംസ്ഥാനങ്ങൾ അതിൽ പങ്കാളികളായി
ജമ്മുകശ്മീർ പോലീസിലെ യുവാക്കളും ഉറിയിൽ നിന്നും പഠാൻകോട്ട് വരെ ഇത്തരത്തിലുള്ള ബൈക്ക് റാലി നടത്തി ഏകതാ സന്ദേശം പ്രചരിപ്പിച്ചു
ഞാനീ യുവാക്കളെ സല്യൂട്ട് ചെയ്യുന്നു
ജമ്മു കശ്മീരിലെ കുപവാടാ ജില്ലയിലെ സഹോദരിമാരെക്കുറിച്ചും ഞാനറിഞ്ഞു
ഈ സഹോദരിമാർ കാശ്മീരിൽ സൈന്യത്തിനും സർക്കാർ ഓഫീസിനും വേണ്ടി ത്രിവർണ്ണ പതാക തുന്നുന്ന ജോലിയാണ് ചെയ്യുന്നത്
ഈ ജോലി ദേശസ്നേഹം ഉളവാക്കുന്ന ഒന്നാണ്
ഞാനീ സഹോദരിമാരുടെ ആത്മവിശ്വാസത്തെ പ്രണമിക്കുന്നു
ഇന്ത്യയുടെ ഐക്യത്തിനും മഹത്വത്തിനും വേണ്ടി നിങ്ങൾ ഒരോരുത്തരും എന്തെങ്കിലും ചെയ്യണം
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാത്രം സംതൃപ്തി ലഭിക്കുമെന്ന് മനസ്സിലാക്കാം
സുഹൃത്തുക്കളേ സർദാർ സാഹിബ് പറയാറുണ്ടായിരുന്നു നമ്മുടെ ഏകീകൃത സംരഭത്തിലൂടെയേ നമുക്ക് രാജ്യത്തെ ഉയരങ്ങളിലേക്ക് കൊണ്ടു പോകാൻ കഴിയൂ
നമുക്ക് ഐക്യമില്ലെങ്കിൽ പുതിയ ദുരന്തങ്ങളിൽ അകപ്പെടും
അതായത് ദേശീയ ഐക്യം ഉണ്ടെങ്കിൽ ഉയർച്ചയുണ്ട്
വികസനമുണ്ട്
സർദാർ പട്ടേലിന്റെ ജീവിതത്തിൽ നിന്നും ചിന്തകളിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനാകും
രാജ്യത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം അടുത്തിടെ സർദാർ സാഹിബിന്റെ ജീവചരിത്രം പ്രസിദ്ധീകരിച്ചു
എല്ലാ യുവസുഹൃത്തുക്കളും ഇത് വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
സർദാർ സാഹബിനെക്കുറിച്ച് രസകരമായ രീതിയിൽ അറിയാനുള്ള അവസരം ഇതിലൂടെ ലഭിക്കും
പ്രിയപ്പെട്ട ദേശവാസികളേ ജീവിതത്തിൽ തുടർച്ചയായ പുരോഗതിയാണ് നാം ആഗ്രഹിക്കുന്നത്
വികസനം ആഗ്രഹിക്കുന്നു
ഉയരങ്ങൾ താണ്ടാൻ ആഗ്രഹിക്കുന്നു
ശാസ്ത്രം പുരോഗമിച്ചേക്കാം പുരോഗതിയുടെ വേഗത എത്ര വേണമെങ്കിലും ആകാം
കെട്ടിടം എത്ര വലുതാണെങ്കിലും ജീവിതം അപ്പോഴും അപൂർണ്ണമാണെന്ന് തോന്നും
പക്ഷേ പാട്ട് സംഗീതം കല നാടകം നൃത്തംസാഹിത്യം ഇവ അതിനോടൊപ്പം ചേരുമ്പോൾ അതിന്റെ പ്രഭാവലയം ചൈതന്യം വീണ്ടും വർദ്ധിക്കും
ഏതെങ്കിലും തരത്തിൽ ജീവിതം അർത്ഥവത്താകണമെങ്കിൽ ഇതെല്ലാം ഉണ്ടാകണം
അത് അത്യന്താപേക്ഷിതമാണ്
അതുകൊണ്ടുതന്നെ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉത്തേജകമായി പ്രവർത്തിക്കുന്നു
നമ്മുടെ ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നതുമാണ്
മനുഷ്യ മനസ്സിന്റെ ആന്തരിക ആത്മാവിനെ വികസിപ്പിക്കുന്നതിനും അന്തർയാമിയാകാനും പാട്ടും സംഗീതവും പോലെയുള്ള കലകൾ വലിയ പങ്കുവഹിക്കുന്നു
കാലത്തിനോ സമയത്തിനോ അതിനെ ബന്ധിക്കാൻ കഴിയില്ല
അതുതന്നെയാണ് അതിന്റെ ശക്തി
അതിന്റെ ഒഴുക്കിനെ തടയാൻ അതിർ വരമ്പുകൾക്കോ വാദപ്രതിവാദങ്ങൾക്കോ കഴിയില്ല
അമൃത മഹോത്സവത്തിലും നമ്മൾ നമ്മുടെ കലകൾ സംസ്ക്കാരം ഗാനങ്ങൾ സംഗീതം എന്നിവയുടെ നിറങ്ങൾ നിറയ്ക്കണം
എനിക്കും നിങ്ങളുടെ പക്കൽ നിന്നും അമൃത മഹോത്സവത്തെക്കുറിച്ചും പാട്ട് സംഗീതം കല ഇവയുടെ ശക്തിയെക്കുറിച്ചും പ്രദിപാദിക്കുന്ന നിരവധി നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്
ഈ നിർദ്ദേശങ്ങളൊക്കെയും വളരെ വിലപ്പെട്ടതാണ്
പഠനത്തിനായി ഞാൻ ഇവ സാംസ്ക്കാരിക മന്ത്രാലയത്തിന് അയച്ചുകൊടുത്തു
കുറഞ്ഞ സമയത്തിനുള്ളിൽ മന്ത്രാലയം ഈ നിർദ്ദേശങ്ങൾ ഗൌരവമായി എടുക്കുകയും അവയിൽ പ്രവർത്തിക്കുകയും ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട്
ഈ നിർദ്ദേശങ്ങളിൽ ഒന്ന് ദേശഭക്തി ഗാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മത്സരമാണ്
സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ വിവിധ ഭാഷകളിലെ ദേശഭക്തി ഗാനങ്ങളും സതുതി ഗീതങ്ങളും രാജ്യത്തെ മുഴുവൻ ഒന്നിപ്പിച്ചു
ഇപ്പോൾ അമൃതമഹോത്സവ കാലത്ത് നമ്മുടെ യുവാക്കൾക്ക് ദേശഭക്തിയുടെ ഇത്തരം ഗാനങ്ങൾ എഴുതുന്നതിലൂടെ ഈ പരിപാടിയിൽ കൂടുതൽ ഊർജ്ജം നിറയ്ക്കാൻ സാധിക്കും
ഈ ദേശ ഭക്തിഗാനങ്ങൾ മാതൃഭാഷയിലാകാം ദേശീയ ഭാഷയിലാകാം ഇംഗ്ലീഷിലും എഴുതാം
പക്ഷേ ഈ സൃഷ്ടികൾ പുതിയ ഇന്ത്യയുടെ പുതിയ ചിന്തകൾ ഉൾക്കൊള്ളുന്നതാകണം
രാജ്യത്തിന്റെ ഇപ്പോഴത്തെ വിജയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുകയും ഭാവിയെ മുന്നിൽ കണ്ടു കൊണ്ടുമുള്ളതാകണം സാംസ്ക്കാരിക മന്ത്രാലയം രാഷ്ട്രീയതലത്തിൽ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്
സുഹൃത്തുക്കളേ മൻകീ ബാത്തിന്റെ ഒരു ശ്രോതാവ് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്തെന്നാൽ അമൃത മഹോത്സവത്തെ നിറങ്ങളുടെ മഹോത്സവമാക്കിത്തീർക്കണം എന്ന്
നമ്മുടെ നാട്ടിൽ രംഗോലിയിലൂടെ ഉത്സവങ്ങളിൽ പരസ്പരം നിറം വാരിത്തേക്കുക എന്നത് ഒരു രീതിയാണ്
രംഗോലിയിലൂടെ ദേശത്തിന്റെ വൈവിധ്യം കാണുവാൻ സാധിക്കും
പല സ്ഥലങ്ങളിലും പല പല പേരുകളിൽ പല പല ആശയങ്ങളിൽ രംഗോലി ഉണ്ടാക്കാറുണ്ട്
അതുകൊണ്ട് സംസ്ക്കാരിക മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ട ഒരു ദേശീയതല മത്സരം നടത്താൻ പോവുകയാണ്
നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രംഗാലി തയ്യാറാകുമ്പോൾ ആളുകൾ തങ്ങളുടെ കവാടത്തിലും ചുമരിലും മറ്റും സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം ഉളവാക്കുന്ന ചിത്രം വരയ്ക്കും
സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഭവത്തെ നിറങ്ങളിലൂടെ വരച്ചു കാണിക്കും
അതിലൂടെ അമൃത മഹോത്സവത്തിന്റെ നിറം ഒന്നു കൂടി വർദ്ധിക്കും
സുഹൃത്തുക്കളേ നമുക്കിവിടെ താരാട്ടുപാട്ടിന്റെ ചരിത്രം തന്നെ ഉണ്ട്
ഇവിടെ കുഞ്ഞുങ്ങൾക്ക് താരാട്ടു പാടിക്കൊടുക്കുന്നതിലൂടെ സംസ്ക്കാരവും പകർന്നു നൽകുന്നു
നമ്മുടെ സംസ്ക്കാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നു
താരാട്ടുപാട്ടിനും വൈവിധ്യമുണ്ട്
അതുകൊണ്ട് തന്നെ അമൃതമഹോത്സവ കാലത്തിൽ ഈ ശാഖയെ നമുക്ക് പുനർജീവിപ്പിച്ചെടുക്കാം
ദേശഭക്തിയുമായി ബന്ധപ്പെട്ട താരാട്ടുപാട്ടുകൾ എഴുതൂ
കവിതകൾ ഗാനങ്ങൾ അങ്ങനെ എന്തെങ്കിലും തീർച്ചയായും എഴുതൂ
അതിലൂടെ എല്ലാ വീട്ടിലേയും അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് താരാട്ടുപാട്ട് പാടി കേൾപ്പിക്കട്ടേ
ഇത്തരം താരാട്ടുപാട്ടിൽ ആധുനിക ഇന്ത്യയുടെ സ്പന്ദനം ഉണ്ടാകണം
ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ സ്വപ്നങ്ങൾ ഉണ്ടാകണം
നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മാനിച്ച് മന്ത്രാലയം ഇതിന്റെ മത്സരവും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്
സുഹൃത്തുക്കളെ ഈ മൂന്നു മത്സരവും ഒക്ടോബറിന് 31 ന് സർദാർ സാഹബിന്റെ ജയന്തിയോടു കൂടി തുടക്കം കുറിക്കും
ഉടൻ തന്നെ സാംസ്ക്കാരിക മന്ത്രാലയം ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകും
ഈ വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും സാമൂഹ്യമാധ്യമങ്ങളിലും നൽകും
നിങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
നമ്മുടെ യുവ സഹയാത്രികർ അവരുടെ കലയും കഴിവുകളും ഇതിൽ പ്രദർശിപ്പിക്കണം
ഇതിലൂടെ നിങ്ങളുടെ പ്രദേശത്തെ കലയും സംസ്കാരവും രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എത്തും
നിങ്ങളുടെ കഥകൾ രാജ്യം മുഴുവൻ കേൾക്കും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ അമൃത് മഹോത്സവത്തിന്റെ ഈ സമയത്ത് നാം രാജ്യത്തെ ധീരരായ പുത്രൻമാരേയും പുത്രിമാരേയും മഹത്തായ ആത്മാക്കളെയും സ്മരിക്കുന്നു
അടുത്ത മാസം നവംബർ 15 ന് അത്തരമൊരു മഹത്വ്യക്തി ധീര യോദ്ധാവ് ആദരണീയ ബിർസ മുണ്ടയുടെ ജന്മദിനം വരാൻ പോകുന്നു
ബിർസ മുണ്ടയുടെ ധർത്തി ആബ എന്ന പേരിലും അറിയപ്പെടുന്നു
എന്താണ് അതിന്റെ അർത്ഥമെന്ന് അറിയാമോ ഭൂമിയുടെ പിതാവ് എന്നാണ് അതിന്റെ അർത്ഥം
തന്റെ സംസ്കാരവും കാടും ഭൂമിയും സംരക്ഷിക്കാൻ അദ്ദേഹം പോരാടിയ രീതി ഭൂമിയുടെ പിതാവിന് മാത്രമേ അങ്ങനെ പോരാടാൻ കഴിയുകയുള്ളൂ
നമ്മുടെ സംസ്കാരത്തിലും വേരുകളിലും അഭിമാനിക്കാൻ അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു
വിദേശ സർക്കാർ അദ്ദേഹത്തെ എന്ത് മാത്രം ഭീഷണിപ്പെടുത്തി എത്രമാത്രം സമ്മർദ്ദം ചെലുത്തി പക്ഷേ അദ്ദേഹം ഗോത്ര സംസ്കാരം ഉപേക്ഷിച്ചില്ല
പ്രകൃതിയെയും പരിസ്ഥിതിയെയും സ്നേഹിക്കാൻ പഠിക്കണമെങ്കിൽ അതിന് ബിർസ മുണ്ട എന്നും നമുക്ക് ഒരു വലിയ പ്രചോദനമാണ്
പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന എല്ലാ വിദേശ ഭരണ നയങ്ങളെയും അദ്ദേഹം ശക്തമായി എതിർത്തു
പാവപ്പെട്ടവരെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും സഹായിക്കുന്നതിൽ ബിർസ മുണ്ട എപ്പോഴും മുന്നിലായിരുന്നു
സാമൂഹിക തിന്മകൾ ഇല്ലാതാക്കാൻ അദ്ദേഹം സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നു
ഉൾഗുലാൻ പ്രസ്ഥാനത്തിലെ അദ്ദേഹത്തിന്റെ നേതൃത്വം ആർക്കാണ് മറക്കാൻ കഴിയുക ഈ പ്രസ്ഥാനം ബ്രിട്ടീഷുകാരെ ഞെട്ടിച്ചു
അതോടെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് ഒരു വലിയ പ്രതിഫലം നൽകി
അവർ അദ്ദേഹത്തെ ജയിലിലടച്ചു
ജയിലിൽ നടന്ന കഠിനമായ പീഡനം കാരണം 25 വയസ്സ് പോലും തികയും മുൻപേ അദ്ദേഹം നമ്മളെ വിട്ടുപോയി
പക്ഷേ ശരീരം കൊണ്ട് മാത്രം
ജനമനസ്സിൽ ബിർസ മുണ്ട ചിരപ്രതിഷ്ഠ നേടി
അദ്ദേഹത്തിന്റെ ജീവിതം ഇന്നും ജനങ്ങൾക്ക് ഒരു ചാലകശക്തിയായി തുടരുന്നു
ഇന്നും അദ്ദേഹത്തിന്റെ നാടൻ പാട്ടുകളും ധൈര്യവും വീര്യവും നിറഞ്ഞ കഥകളും ഇന്ത്യയുടെ മധ്യമേഖലയിൽ വളരെ പ്രചാരത്തിലുണ്ട്
ഞാൻ ധർത്തി ആബ ബിർസ മുണ്ടയെ വണങ്ങുന്നു അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വായിച്ചറിയാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു
ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൽ നമ്മുടെ ഗോത്രസമൂഹത്തിന്റെ അതുല്യമായ സംഭാവനകളെക്കുറിച്ച് കൂടുതൽ അറിയുന്തോറും നിങ്ങൾക്ക് അവരെ കുറിച്ച് അഭിമാനം തോന്നും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഇന്ന് ഒക്ടോബർ 24 യുഎൻ ദിനം
അതായത് ഐക്യരാഷ്ട്ര ദിനം
ഐക്യരാഷ്ട്രസഭ രൂപീകൃതമായ ദിവസം
ഐക്യരാഷ്ട്രസഭ സ്ഥാപിതമായ കാലം മുതൽ ഇന്ത്യ അതിന്റെ ഭാഗമായിരുന്നു
സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 1945ൽ ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിൽ ഇന്ത്യ ഒപ്പുവെച്ചിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലേ
ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട സവിശേഷമായ ഒരു കാര്യമെന്താണെന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ സ്വാധീനവും ശക്തിയും വർദ്ധിപ്പിക്കുന്നതിൽ ഇന്ത്യയുടെ സ്ത്രീശക്തി വലിയ പങ്കുവഹിച്ചു എന്നതാണ്
194748ൽ യുഎൻ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രിക പ്രഖ്യാപനം തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആൽ മെൻ അരെ ക്രിയേറ്റഡ് ഇക്വൽ എന്ന് പ്രഖ്യാപനത്തിൽ എഴുതിയിരുന്നു
എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രതിനിധി ഇതിനെ എതിർക്കുകയും പിന്നീട് യൂണിവേഴ്സൽ ഡിക്ലറേഷനിൽ എഴുതുകയും ചെയ്തു ആൽ ഹ്യൂമൻ ബെയിങ്സ് അരെ ക്രിയേറ്റഡ് ഇക്വൽ
ലിംഗസമത്വം ഇന്ത്യയുടെ പുരാതന പാരമ്പര്യത്തിന് അനുസൃതമായിരുന്നു
നിങ്ങൾക്കറിയാമോ ശ്രീമതി ഹൻസ മേത്ത എന്ന പ്രതിനിധിയായിരുന്നു ഇത് സാധ്യമാക്കിയത്
അതേസമയം തന്നെ മറ്റൊരു പ്രതിനിധി ശ്രീമതി ലക്ഷ്മി എൻ മേനോൻ ലിംഗസമത്വത്തെ കുറിച്ച് ശക്തമായി സംസാരിച്ചു
ഇത് മാത്രമല്ല 1953 ൽ ശ്രീമതി വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റുമായി
സുഹൃത്തുക്കളേ നമ്മൾ നാട്ടുകാർ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ്
ഓം ദ്യൌ ശാന്തിരന്തരീക്ഷം ശാന്തി
പ്രിഥ്വീ ശാന്തിരാപ ശാന്തിരോഷധ്യയ ശാന്തി
വനസ്പതയ ശാന്തിവിശ്വേ ദേവാ ശാന്തിർ ബ്രഹ്മ ശാന്തി
സർവ്വശാന്തി ശാന്തിരെവ് ശാന്തി സാ മാ ശാന്തിരേധി
ഓം ശാന്തി ശാന്തി ശാന്തി
ലോകസമാധാനത്തിനായി ഇന്ത്യ എപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്
1950 മുതൽ ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന ദൌത്യത്തിന്റെ ഭാഗമാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം
ദാരിദ്ര്യം കാലാവസ്ഥാ വ്യതിയാനം തൊഴിലാളികൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും ഇന്ത്യ നേതൃപരമായ പങ്ക് വഹിക്കുന്നുണ്ട്
ഇതുകൂടാതെ യോഗയും ആയുഷും ജനകീയമാക്കുന്നതിന് ഇന്ത്യ ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു
2021 മാർച്ചിൽ ലോകാരോഗ്യ സംഘടന ഒരു പരമ്പരാഗത ആഗോള വൈദ്യശാസ്ത്ര കേന്ദ്രം ഇന്ത്യയിൽ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു
സുഹൃത്തുക്കളേ ഐക്യരാഷ്ട്രസഭയെ കുറിച്ച് പറയുമ്പോൾ അടൽ ബിഹാരി വാജ്പേയ്ജിയുടെ വാക്കുകൾ ഓർമ്മ വരുന്നു
1977 ൽ ഐക്യരാഷ്ട്രസഭയെ ഹിന്ദിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചു
മൻ കി ബാത്ത് ശ്രോതാക്കൾക്കു വേണ്ടി അദ്ദേഹം നടത്തിയ അഭിസംബോധനയുടെ ഒരു ഭാഗം കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു
അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കൂ

ഇവിടെ ഞാൻ രാഷ്ട്രങ്ങളുടെ ശക്തിയെയും മഹിമയെയും കുറിച്ച് ചിന്തിക്കുന്നില്ല
സാധാരണക്കാരന്റെ അന്തസ്സും പുരോഗതിയുമാണ് എനിക്ക് കൂടുതൽ പ്രധാനം
ആത്യന്തികമായി നമ്മുടെ ജയപരാജയങ്ങൾ അളക്കാനുള്ള ഏക മാനദണ്ഡം മനുഷ്യ സമൂഹത്തിന് മുഴുവനായി അതായത് എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും നീതിയും അന്തസ്സും ഉറപ്പാക്കാൻ നാം ശ്രമിക്കുന്നുണ്ടോ എന്നതാണ്
സുഹൃത്തുക്കളേ അടൽജിയുടെ ഈ വാക്കുകൾ ഇന്നും നമുക്ക് വഴി കാട്ടുന്നു
ഈ ഭൂമിയെ മികച്ചതും സുരക്ഷിതവുമായ ഗ്രഹമാക്കി മാറ്റുന്നതിൽ ഇന്ത്യയുടെ സംഭാവന ലോകത്തിനാകെ വലിയ പ്രചോദനമാണ്
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 21 ാം തിയതി നാം പോലീസ് സ്മൃതിദിനം ആഘോഷിച്ചു
ഈ ദിവസം രാജ്യത്തിന്റെ സേവനത്തിനായി ജീവൻ വെടിഞ്ഞ പോലീസ് സുഹൃത്തുക്കളെ നാം പ്രത്യേകം ഓർക്കുന്നു
ഇന്ന് ഞാൻ ഈ പോലീസുകാരെയും അവരുടെ കുടുംബങ്ങളെയും സ്മരിക്കുന്നു
കുടുംബത്തിന്റെ പിന്തുണയും ത്യാഗവുമില്ലാതെ പോലീസ് പോലുള്ള കഠിനമായ ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്
പോലീസ് സേവനവുമായി ബന്ധപ്പെട്ട ഒരുകാര്യം കൂടി മൻ കി ബാത്ത് ശ്രോതാക്കളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു
സൈന്യവും പോലീസും പോലുള്ള സേവനങ്ങൾ പുരുഷന്മാർക്ക് മാത്രമുള്ളതാണെന്ന് മുമ്പ് വിശ്വസിച്ചിരുന്നു
എന്നാൽ ഇന്നത് അങ്ങനെയല്ല
ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വനിതാ പോലീസുകാരുടെ എണ്ണം ഇരട്ടിയായി
2014ൽ അവരുടെ എണ്ണം ഒരുലക്ഷത്തി അയ്യായിരത്തിനടുത്തായിരുന്നു
2020ഓടെ ഇത് ഇരട്ടിയിലധികം വർധിച്ചു
ഈ എണ്ണം ഇപ്പോൾ രണ്ടുലക്ഷത്തി പതിനയ്യായിരമായി
കേന്ദ്ര സായുധ പോലീസ് സേനകളിൽ പോലും കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ സ്ത്രീകളുടെ എണ്ണം ഏകദേശം ഇരട്ടിയായി
ഞാൻ സംഖ്യകളെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്
ഇന്ന് രാജ്യത്തെ പെൺകുട്ടികൾ ഏറ്റവും കഠിനമായ ജോലികൾ പോലും പൂർണ്ണ ശക്തിയോടെയും ഉത്സാഹത്തോടെയും ചെയ്യുന്നു
ഉദാഹരണത്തിന് പലരും നിലവിൽ ഏറ്റവും കഠിനമായ പരിശീലനങ്ങളിൽ ഒന്നായ സ്പെഷ്യലൈസ്ഡ് ജംഗിൾ വാർഫെയർ കമാൻഡോസ് ൽ പരിശീലനം നേടുന്നുണ്ട്
അവർ നമ്മുടെ കോബ്ര ബറ്റാലിയന്റെ ഭാഗമാകും
സുഹൃത്തുക്കളേ ഇന്ന് നമ്മൾ വിമാനത്താവളങ്ങളിൽ പോകുന്നു മെട്രോ സ്റ്റേഷനുകളിൽ പോകുന്നു അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾ കാണുന്നു
ഇത്തരം എല്ലാ സ്ഥലങ്ങളിലും CISFലെ ധീര വനിതകൾ കാവൽ നിൽക്കുന്നതായി കാണാം
അതിന്റെ ഏറ്റവും നല്ല ഫലം എന്തെന്നാൽ നമ്മുടെ പോലീസ് സേനയെയും സമൂഹത്തെയും ഇത് സ്വാധീനിക്കുന്നു എന്നതാണ്
വനിതാ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം സ്വാഭാവികമായും ജനങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ആത്മവിശ്വാസം ജനിപ്പിക്കുന്നു
സ്വാഭാവികമായും അവർ തങ്ങളുടെ കൂടെയുള്ളവർ ആണെന്ന തോന്നലുണ്ടാകുന്നു
സ്ത്രീകളുടെ സംവേദനക്ഷമത കാരണം ആളുകൾ അവരെ കൂടുതൽ വിശ്വസിക്കുന്നു
നമ്മുടെ ഈ വനിതാ പോലീസുകാർ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് പെൺകുട്ടികൾക്ക് മാതൃകയാവുകയാണ്
സ്കൂളുകൾ തുറന്നതിനു ശേഷം അവരുടെ പ്രദേശത്തെ സ്കൂളുകൾ സന്ദർശിച്ച് അവിടെയുള്ള പെൺകുട്ടികളോട് സംസാരിക്കാൻ വനിതാ പോലീസുകാരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു
ഇങ്ങനെയുള്ള ആശയ വിനിമയം നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
മാത്രവുമല്ല പോലീസിൽ ജനങ്ങൾക്ക് വിശ്വാസം വർധിക്കുകയും ചെയ്യും
ഭാവിയിൽ കൂടുതൽ സ്ത്രീകൾ പോലീസ് സേവനത്തിൽ ചേരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു
അത് നമ്മുടെ രാജ്യത്തെ ന്യൂ എജിഇ പോളീസിംഗ് നെ നയിക്കും
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ആധുനിക സാങ്കേതികവിദ്യയുടെ പ്രയോഗസാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും മൻ കി ബാത്ത് ശ്രോതാക്കൾ അവരുടെ കാര്യങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്
നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളുടെയും കൊച്ചുകുട്ടികളുടെയും സങ്കൽപ്പങ്ങളിലുള്ള അത്തരമൊരു വിഷയം ഞാൻ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു
ഈ വിഷയം ഡ്രോൺ ടെക്നോളജിയെ കുറിച്ചാണ്
കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡ്രോണിന്റെ പേര് വരുമ്പോൾ ആളുകളുടെ മനസ്സിൽ ആദ്യം തോന്നിയത് എന്തായിരുന്നു സൈന്യത്തിന്റെ ആയുധങ്ങളുടെ യുദ്ധത്തിന്റെ ചിത്രങ്ങൾ
എന്നാൽ ഇന്ന് നമുക്ക് വിവാഹ ഘോഷയാത്രയോ മറ്റു ചടങ്ങുകളോ ഉണ്ടെങ്കിൽ ഡ്രോൺ ഫോട്ടോകളും വീഡിയോകളും നിർമ്മിക്കുന്നത് കാണാം
എന്നാൽ ഡ്രോണിന്റെ ഏരിയ അതിന്റെ ശക്തി അത് മാത്രമല്ല
ഡ്രോണുകളുടെ സഹായത്തോടെ ഗ്രാമങ്ങളിലെ ഭൂമിയുടെ ഡിജിറ്റൽ രേഖകൾ തയ്യാറാക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ
ഗതാഗതത്തിനായി ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിൽ ഇന്ത്യ വളരെ വിപുലമായി പ്രവർത്തിക്കുന്നു
അത് ഗ്രാമത്തിലെ കൃഷിയായാലും സാധനങ്ങൾ വീട്ടിലെത്തിച്ചു നല്കുന്നതിനായാലും
അടിയന്തരഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിന് അല്ലെങ്കിൽ ക്രമസമാധാനം നിരീക്ഷിക്കുന്നതിന് നമ്മുടെ ഇത്തരം ആവശ്യങ്ങൾക്കെല്ലാം ഡ്രോണുകൾ വിന്യസിക്കുന്നത് അധികം താമസിയാതെ തന്നെ നമുക്ക് കാണാൻ കഴിയും
ഇതിൽ ഭൂരിഭാഗവും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്
ഗുജറാത്തിലെ ഭാവ്നഗറിൽ ഏതാനും ദിവസങ്ങൾക്കുമുമ്പ് ഡ്രോണുകൾ വഴി വയലുകളിൽ നാനോയൂറിയ തളിച്ചു
കോവിഡ് വാക്സിൻ കാമ്പെയ്നിലും ഡ്രോണുകൾ തങ്ങളുടെ പങ്ക് വഹിക്കുന്നുണ്ട്
മണിപ്പൂരിൽ ഇതിന്റെ ഒരു ചിത്രം കാണാൻ കഴിഞ്ഞു
ഡ്രോൺ വഴി ഒരു ദ്വീപിലേക്ക് വാക്സിനുകൾ എത്തിക്കുന്ന സ്ഥലം
തെലങ്കാനയും ഡ്രോൺ വഴി വാക്സിൻ എത്തിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്
ഇത് മാത്രമല്ല നിരവധി വലിയ അടിസ്ഥാന സൌകര്യ വികസന പ്രോജക്ടുകൾ നിരീക്ഷിക്കാനും ഡ്രോണുകൾ ഉപയോഗിക്കുന്നു
ഒരു ഡ്രോണിന്റെ സഹായത്തോടെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിച്ച ഒരു യുവ വിദ്യാർത്ഥിയെക്കുറിച്ചും ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്
കൂട്ടരേ നേരത്തെ ഈ മേഖലയിൽ ഡ്രോണിന്റെ യഥാർത്ഥശേഷി ഉപയോഗിക്കാൻ പോലും കഴിയാത്തത്ര നിയമങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു
അവസരത്തിനനുസരിച്ചു ഉപയോഗിക്കേണ്ട സാങ്കേതികവിദ്യ ഒരു പ്രതിസന്ധിയായി മാറി
ഏതെങ്കിലും ജോലിക്ക് നിങ്ങൾ ഒരു ഡ്രോൺ പറത്തേണ്ടിവന്നാൽ ലൈസൻസിന്റെയും അനുമതിയുടേയും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു ആളുകൾ ഡ്രോണിന്റെ പേര് കേട്ടാൽ തന്നെ പരിഭ്രമിക്കാൻ തുടങ്ങി
ഈ ചിന്താഗതി മാറ്റി പുതിയ പ്രവണതകൾ സ്വീകരിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു
അതുകൊണ്ടാണ് ഈ വർഷം ഓഗസ്റ്റ് 25 ന് രാജ്യം ഒരു പുതിയ ഡ്രോൺ നയം കൊണ്ടുവന്നത്
ഡ്രോണുമായി ബന്ധപ്പെട്ട ഇന്നത്തെയും ഭാവിയിലെയും സാധ്യതകൾ അനുസരിച്ചാണ് ഈ നയം തയ്യാറാക്കിയിരിക്കുന്നത്
ഇതനുസരിച്ച് നിങ്ങൾ ഇനി പല ഫോമുകളുടെ കെണിയിൽ വീഴേണ്ടിവരില്ല
മുമ്പത്തെപ്പോലെ കൂടുതൽ ഫീസും നൽകേണ്ടതില്ല
പുതിയ ഡ്രോൺ നയം നിലവിൽ വന്നതിന് ശേഷം വിദേശ ആഭ്യന്തര നിക്ഷേപകർ നിരവധി ഡ്രോൺ സ്റ്റാർട്ടപ്പുകളിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്
പല കമ്പനികളും നിർമ്മാണ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നു
കരസേനയും നാവികസേനയും വ്യോമസേനയും ഇന്ത്യൻ ഡ്രോൺ കമ്പനികൾക്ക് 500 കോടിയിലധികം രൂപയുടെ ഓർഡറുകൾ നൽകിയിട്ടുണ്ട്
ഇത് ഒരു തുടക്കം മാത്രമാണ്
നമ്മൾ ഇവിടെ നിർത്തേണ്ടതില്ല
ഡ്രോൺ ടെക്നോളജിയിൽ നമ്മൾ മുൻനിര രാജ്യമായി മാറണം
ഇതിനായി സർക്കാർ സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നു
ഡ്രോൺ നയത്തിന് ശേഷം സൃഷ്ടിക്കപ്പെട്ട അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കണമെന്നും മുന്നോട്ടു വരണമെന്നും ഞാൻ രാജ്യത്തെ യുവാക്കളോട് പറയുന്നു
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ യു
പിയിലെ മീററ്റിൽ നിന്നുള്ള മൻ കി ബാത്ത് ശ്രോതാവായ ശ്രീമതി പ്രഭ ശുക്ല ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു കത്ത് എനിക്ക് അയച്ചു
അവർ എഴുതി ഞങ്ങൾ എല്ലാവരും ഇന്ത്യയിലെ ഉത്സവവേളകളിൽ ശുചിത്വം ആഘോഷിക്കുന്നു
അതുപോലെ ശുചിത്വം ദൈനംദിന ശീലമാക്കിയാൽ രാജ്യം മുഴുവൻ ശുദ്ധമാകും
ശ്രീമതി പ്രഭയുടെ ആശയം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു
തീർച്ചയായും ശുചിത്വമുള്ളിടത്ത് ആരോഗ്യമുണ്ട് ആരോഗ്യമുള്ളിടത്ത് ശക്തിയുണ്ട് ശക്തിയുള്ളിടത്ത് ഐശ്വര്യമുണ്ട്
അതുകൊണ്ടാണ് സ്വച്ഛ് ഭാരത് അഭിയാന് രാജ്യം ഇത്രയധികം ഊന്നൽ നൽകുന്നത്
റാഞ്ചിക്ക് സമീപമുള്ള സപാരോം നയാ സരായ് എന്ന ഗ്രാമത്തെക്കുറിച്ചു കിട്ടിയ അറിവ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു
ഈ ഗ്രാമത്തിൽ ഒരു കുളം ഉണ്ടായിരുന്നു
എന്നാൽ ആളുകൾ ഈ കുളമുള്ള തുറസ്സായ പ്രദേശം മലമൂത്ര വിസർജ്ജനത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങി
സ്വച്ഛ് ഭാരത് അഭിയാൻ പ്രകാരം എല്ലാവരുടെയും വീടുകളിൽ ശൌചാലയങ്ങൾ നിർമ്മിച്ചപ്പോൾ തങ്ങളുടെ ഗ്രാമത്തെ വൃത്തിയും ഭംഗിയുമുള്ളതാക്കാൻ ഗ്രാമീണർ തീരുമാനിച്ചു
ഒടുവിൽ എല്ലാവരും ചേർന്ന് കുളത്തിനോട് ചേർന്ന സ്ഥലത്ത് ഒരു പാർക്ക് ഉണ്ടാക്കി
ഇന്ന് ആ സ്ഥലം പൊതുജനങ്ങൾക്കും കുട്ടികൾക്കുമുള്ള ഒരു പൊതു ഇടമായി മാറിയിരിക്കുന്നു
ഇത് മുഴുവൻ ഗ്രാമത്തിന്റെയും ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നു
അതുപോലെ ഛത്തീസ്ഗഡിലെ ദേഉർ ഡെ ഉർ ഗ്രാമത്തിലെ സ്ത്രീകളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു
ഇവിടുത്തെ സ്ത്രീകൾ ഒരു സ്വയം സഹായ സംഘം നടത്തുകയും ഗ്രാമത്തിലെ കവലകളും റോഡുകളും ക്ഷേത്രങ്ങളും ശുചീകരിക്കുകയും ചെയ്യുന്നു
സുഹൃത്തുക്കളേ യു
ഗാസിയാബാദിലെ രാംവീർ തൻവറിനെ ജനങ്ങൾ പോണ്ട് മാൻ എന്നാണ് വിളിക്കുന്നത്
മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിന് ശേഷം ജോലി ചെയ്യുകയായിരുന്നു രാംവീർ
പക്ഷേ തന്റെ ജോലി ഉപേക്ഷിച്ച് കുളങ്ങൾ വൃത്തിയാക്കാൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ മനസ്സിൽ ശുചിത്വബോധം ഉയർന്നു
ശ്രീ രാംവീർ ഇതുവരെ നിരവധി കുളങ്ങൾ വൃത്തിയാക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്
സുഹൃത്തുക്കളേ ഓരോ പൌരനും ശുചിത്വത്തെ തന്റെ ഉത്തരവാദിത്തമായി മനസ്സിലാക്കുമ്പോഴാണ് ശുചിത്വ ശ്രമങ്ങൾ പൂർണ്ണമായി വിജയിക്കുന്നത്
ഇപ്പോൾ ദീപാവലിവേളയിൽ നാം എല്ലാവരും നമ്മുടെ വീട് വൃത്തിയാക്കുന്നതിൽ ഏർപ്പെടാൻ പോകുന്നു
എന്നാൽ ഈ സമയത്ത് നമ്മുടെ വീടിനൊപ്പം നമ്മുടെ അയൽപക്കവും വൃത്തിയായിരിക്കാൻ ശ്രദ്ധിക്കണം
നമ്മുടെ വീട് വൃത്തിയാക്കുമ്പോൾ വീടിന്റെ അഴുക്ക് വീടിന് പുറത്തുള്ള തെരുവുകളിൽ ഉപേക്ഷിക്കുന്ന രീതി പാടില്ല
വൃത്തിയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ ദയവായി മറക്കരുത്
അതിനാൽ നമുക്ക് സ്വച്ഛ് ഭാരത് അഭിയാന്റെ ആവേശം കുറയാൻ അനുവദിക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കാം
നമുക്ക് ഒരുമിച്ച് നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായും വൃത്തിയുള്ളതായി സൂക്ഷിക്കാം
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളേ ഒക്ടോബർ മാസം മുഴുവനും ഉത്സവങ്ങളുടെ നിറങ്ങളാൽ ചായം പൂശിയിരിക്കുകയാണ്
ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ദീപാവലി വരുന്നു
ദീപാവലി ഗോവർദ്ധൻ പൂജ പിന്നെ ഭായ്ദൂജ് ഈ മൂന്ന് ഉത്സവങ്ങളും നടക്കും ഈ സമയത്ത് ഛഠ് പൂജയും ഉണ്ടാകും
നവംബറിൽ ഗുരുനാനാക്ക് ദേവ്ജിയുടെ ജന്മദിനം കൂടിയാണിത്
ഇത്രയധികം ആഘോഷങ്ങൾ ഒരുമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അവയുടെ ഒരുക്കങ്ങളും വളരെ മുമ്പേ തുടങ്ങും
നിങ്ങൾ എല്ലാവരും ഇപ്പോൾ മുതൽ ഷോപ്പിംഗിനായി ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകണം എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം
ഷോപ്പിംഗ് എന്നാൽ വോക്കൽ ഫോർ ലോക്കൽ എന്നാണ്
നിങ്ങൾ പ്രാദേശിക സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്സവവും പ്രകാശിക്കും
ഒരു പാവപ്പെട്ട സഹോദരന്റെയോ സഹോദരിയുടെയോ ഒരു കൈത്തൊഴിലാളിയുടെയോ നെയ്ത്തുകാരന്റെയോ വീട്ടിൽ വെളിച്ചം വരും
നാം എല്ലാവരും ഒരുമിച്ച് ആരംഭിച്ച ഈ പ്രചാരണം ഇത്തവണ ഉത്സവങ്ങളിൽ ശക്തമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്
നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്ന പ്രാദേശിക ഉൽപ്പന്നങ്ങളെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പങ്കിടുക
നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോടും പറയുക
അടുത്തമാസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം
ഇത് പോലുള്ള മറ്റ് നിരവധി വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം
എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം